എന്തോ ഏഹ് ജന്മദിനമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് --

അതുകൂടാതെ ഒരു സോഫയും അതിനെതിർവശം ഇട്ടിട്ടുണ്ട് ഗ്ലാസിൽ ഒന്ന് രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്.

രണ്ട് റാക്കും അതിൽ നിരവധി സാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു റാക്കിൽ ഒരു മോട്ടർ മുകളിൽ ആയിട്ട് --

സെയിൽസ്മാൻ ഇരിക്കുന്നിടത്ത് ഒരു ടേബിളും കുറെ ബുക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്.

കൂടാതെ മറ്റു പണി സാധനങ്ങളും വണ്ടികളും നമുക്കീ പിക്ച്ചറിൽ കാണാൻ പറ്റുന്നതാണ് ഒരു വാൻ അതിൻ്റെ പുറകിലായി നിൽക്കുന്നുണ്ട്.

ഗ്ലാസുകളും അതിനോട് അനുബന്ധിച്ച് റാക്കുകളും നമുക്ക് ഇതിൽ കാണാവുന്നതാണ്.

ഒരു കൊമേഴ്‌ഷ്യൽ ബിൽഡിംഗ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് താഴെ ഓഫീസുകൾ ഉണ്ട്.

കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്.

ഒരു ഓഫീസിൻ്റെ ഉൾവശം ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ടി_വി അവിടെ ജനലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്.